ഇതില് jhumming type of farming ഒന്ന് just note എയ്ത് വെക്ക ബാക്കി എല്ലാമൊന്നും miss ന്റെ മക്കൾക്ക് byheart എയ്യാൻ പറ്റില്ല എന്ന് miss ന് അറിയാം അതു കൊണ്ട് easy ആയിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ മാത്രം എന്തെയ്യ മനസിലാക്കി വെക്കു okay okay set very good ഇനി next നോക്കിക്കേ next നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് intensive substenance farming okay അപ്പോ primitive substenance farming നമ്മൾ പഠിച്ചു ഇനി next വരുന്നതാണ് intensive substenance farming ന്ന് പറയുന്നത് അപ്പോ intensive substenance farming ന്ന് പറഞ്ഞാ നമുക്ക് അറയാം ഇപ്പോ ഒരു example miss ന്റെ അച്ഛന്റെ കയ്യില് ഒരു പത്ത് acre സ്ഥലം ഉണ്ടെന്ന് വിചാരിക്ക okay miss ന്റെ അച്ഛന്റ്റെ കയ്യിലൊരു പത്ത് acre സ്ഥലം ഉണ്ട് അതെന്ത് ചെയ്യും ഈ ഒരു land inherit ചെയ്ത് പോകുന്നുണ്ട് ല്ലെ അതായത് miss ന് എത്തുന്നുണ്ട് daughter അല്ലെങ്കിൽ എന്താണ് ഇനി miss നൊരു brother ഉണ്ടെങ്കിൽ son അല്ലെ അവർക്ക് എന്ത് ചെയ്യും ഈ ഒരു landinherit ചെയ്ത് പോവുന്നുണ്ട് അപ്പൊ അച്ഛന് പത്ത് acre ഇണ്ടെങ്കിൽ എനിക്ക് അഞ്ച്‌ acre ഉം കിട്ടുന്നു അതെ പോലെ എന്റെ ഏട്ടന് അഞ്ച്‌ acre സ്ഥലം കിട്ടുന്നു അപ്പൊ ഇതെന്താണ് ഒരു inherited type ആയിട്ട് land കിട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അച്ഛന് പത്ത് acre ഉണ്ട് മക്കൾക്ക് കുറവായി ഇനി വേറെ ഇവർക്ക് ഉണ്ടാക്കുന്ന grand childrens നോക്കുമ്പോ രണ്ടര ഏകറായിരിക്കും സ്ഥലമുണ്ടായിരിക്ക അപ്പൊ land ന്റെ അളവ് എന്താണ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുകയാണല്ലേ അപ്പൊ എന്താ ചെയ്യുന്നത്

high yield ഉം വേണം കുഞ്ഞി land ആണ് പക്ഷെ അതിൽ കൃഷിയും ചെയ്യണം അതിൽ നിന്ന് maximum products ഉം കിട്ടണം അപ്പൊ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളു എന്താണ് ആ വഴി പറയുന്നത് fertilizers add ചെയ്യാല്ലെ fertilizers കൊണ്ട് വര അതേ പോലെ തന്നെ labours നെയും കൊണ്ട് വര കൊറേ പണിക്കാരെയും കൊണ്ട് വര അത് പോലെ fertilizers ഒക്കെ a add എയ്ത് കഴിഞ്ഞാല് ആ ഇവിടെ എന്തായിരിക്കും ആ ഒരു area യിലെ soil fertility യും കൂടും അതെ പോലെ തന്നെ കൊറേ പണിക്കാറുള്ളപ്പോൾ അവർക്ക് എന്താണ് ആ labours നെ കൊണ്ട് വരുന്ന സമയത്ത് products yield ഉം കൂടുന്നു ഇതാണ് നമ്മുടെ intensive substenance farming എന്ന് പറയുന്നത് okay അപ്പൊ ആ ഒരു small land ൽ കൃഷി ചെയ്യുന്നതിനെയാണ് indus intensive substenance farming എന്ന് പറയുന്നത് okay അപ്പൊ intensive substenance farming എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞു lands ൽ നമ്മൾ high pressure apply ചെയാണ് അല്ലെ ഒരു കുഞ്ഞു land ആണ് അവിടെ നമ്മൾ high pressureapply ചെയ്യുന്നതിനെയാണ് intensive substenance farming എന്ന് പറയുന്നത് ഇനി next നോക്കിക്കെ ഇവിടെ നമ്മൾ bio chemicals ഒക്കെ use എയ്യും fertilisers എല്ലാം ya add എയ്യുന്നുണ്ട് അത്പോലെ തന്നെ labours നെ നമ്മൾ കൂട്ടൂന്നുണ്ട് okay okay labours നെ കൂട്ടീട്ട് ചെയ്യുന്നതാണ് intensive substenance farming എന്ന് പറയുന്നത് clear then next നോക്കിക്കേ next വരുന്നതാണ് നമ്മുടെ commercial farming ന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ points എല്ലാം miss slide ൽ ആക്കീട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് notes കിട്ടുന്ന സമയത്ത് ഇതെല്ലാം പക്കാ perfect ആയിട്ട് കിട്ടും okay okay അപ്പൊ ദേ next നോക്കിക്കേ labours എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിക്കാർ ഇല്ലേ extra ആയിട്ട് കൊറേ ജോലിക്കാരെ നമ്മൾ നിർത്തുന്നതിന് പറ പറയുന്നതാണട്ടോ okay okay next വരുന്നതാണ് commercial farming commercial farming എന്ന് പറഞ്ഞാ നിങ്ങൾ എല്ലാരും how old are you movie കണ്ടിട്ടുണ്ടോ അതിലൂടെ മഞ്ജു വാരിയർ ചേച്ചിന്റെ മഞ്ജു ചേച്ചിന്റെ how old are you movie കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നമ്മളെ സുരാജേട്ടൻ വന്നിട്ട് കൊറേ പച്ചക്കറിയിലും fruits ലും ഒക്കെ കൊറേ chemicals add എയ്യുന്നുണ്ട് pesticides insecticides ഒക്കെ add എയ്യുന്നുണ്ട് എന്തിന് വേണ്ടീട്ടാണ് ആ cash ന് വേണ്ടീട്ട് അല്ലെ പൈസക്ക് വേണ്ടീട്ട് അത് പോലെ export ചെയ്യാൻ വേണ്ടീട്ട് sales ന് വേണ്ടീട്ട് ചെയ്യുന്നതിനെയാണ് commercial type of farming എന്ന് പറയുന്നത് okay commercial types of farming എന്ന് പറയുന്നത് എന്താ മക്കളെ yes commercial type of farming എന്ന് പറയുന്നത് നമ്മൾ sales ന് വേണ്ടി depend എയ്യാ അത് പോലെ high products വേണം high products വേണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും chemicals fertilizers add എയ്യും pesticides insecticides എന്താ നമ്മടെ കയ്യീ കിട്ടുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും ആ add ചെയ്യുന്ന type നെയാണ് നമ്മൾ എന്ത് പറയാ commercial farming എന്ന് പറയുന്നത് okay commercial farming okay ഇത് വഴി എന്താണ് high yield കിട്ടണം അതേ പോലെത്തെ നല്ല profit ഉം കിട്ടണം okay നല്ല profit കിട്ടണം very good high yielding seeds ലെ high varieties seeds ഒക്കെ നമ്മൾ introduce ചെയ്യുന്നുണ്ട് അത് പോലെ high ആയിട്ടുള്ള fertilizers നെ നമ്മൾ add എയ്യുന്നുണ്ട് okay അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് commercial farming എന്ന് പറയുന്നത് പക്ഷെ

കൃഷി ചെയ്യാ okay അപ്പൊ നിങ്ങൾ വയനാട് ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അപ്പൊ എന്താണ് വയനാട് ഒക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും full തേയില തോട്ടങ്ങളാണ് ലെ തേയില that is tea ആണ് അപ്പൊ ഒരു area ൽ ഒരു large area ൽ complete ആയിട്ട് ഒരു ഒറ്റ crop നെ ആയിരിക്കു അവിടെ ഉണ്ടായിരിക്ക ആ ഒരു crop ന്റെ time ആയിരിക്കും അവർക്ക് എന്തെയ്യ കൂടുതലായിട്ടും earn ചെയ്യാൻ പറ്റ okay അതാണ് നമ്മുടെ commercial farming ഇങ്ങനെ മൂന്ന് type of farming ആണ്

clear ആണോ set ആണോ ready ready ആണോ clear ആണോ clear ആണെങ്കിൽ ക്രിസ്റ്റൽ clear എന്നിട്ടേ clear

skip ചെയ്യാൻ പാടില്ലാത്ത ഒരു topic ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് that is cropping pattern okay cropping pattern ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ cropping pattern ന്ന് പറയുന്നത് മൂന്ന് type ആണുള്ളത്ലെ ഏതൊക്കെയാണ് ഖാരിഫ് റാബി

ഈ മൂന്ന് type എന്ത് ചെയ്യണം എല്ലാവരും പഠിച്ചു വെക്ക miss code ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു code വെച്ചിട്ട് എന്തെയാം miss ന്റെ മക്കൾ പഠിച്ചു വെച്ച് exam ന് ആ ഒരു question വാ ഏർ വന്നു കഴിഞ്ഞാൾ വേഗം ചറപറാന്ന് എഴുതിക്കൊടുക്ക full mark score എയ്യാ okay അപ്പൊ ആദ്യം നോക്കിക്കേ ആദ്യം നോക്കിക്കേ നമ്മുടെ ഫാ first വരുന്നതാണ് ഖാരിഫ് റാബി and സയ്ദ് ഇത് മൂന്നെണ്ണം നിങ്ങൾ എന്ത് ചെയ്യാ alphabetic order ൽ പഠിച്ചു വെക്ക okayalphabetic order ൽ എന്തെയ്യ പഠിച്ചു വെക്ക okay questions നമ്മൾ discuss എയ്യും ഇന്ന് നമ്മൾ complete chapter discuss എയ്തിട്ട് വേറെ ഒരു ദിവസാണ് questions എല്ലാം discuss എയ്യാ okay okay അപ്പൊ ദേ നോക്കിക്കേ ആഹ് ഖാരിഫ് റാബി and സയ്ദ് ഇത് alphabetic order ൽ പടിക്ക് K കഴിഞ്ഞിട്ടാണ് R വരുന്നത് R കഴിഞ്ഞിട്ടാണ് Z വരുന്നതല്ലേ അപ്പൊ ഇ ഒരു alphabetic order ൽ അത് പോലെ പഠിച്ചു വെക്ക ഇനി next നോക്കിക്കേ ആസിഫ് നമ്മൾ എന്ത് ചെയ്യും questions ഒക്കെ ചെയ്യുട്ടോ okay okay അപ്പൊ ദേ next നോക്കിക്കേ soil ഉണ്ടായിരിക്കും അത് പോലെ harvesting periods ഉണ്ടായിരിക്കില്ലേ അതായത് നമ്മൾ വിത്ത് വിതയ്ക്കുന്ന അതായത് ഇടുന്ന സമയമുണ്ടായിരിക്കും അത് പോലെ കൊയ്യുന്ന ഒരു സമയം ഉണ്ടായിരിക്കും അപ്പൊ ഖാരിഫ് കൊറേ വിളകൾ ഉണ്ട് കൊറേ crops ഉണ്ട് അത് പോലെ റാബിക്കും കൊറേ crops ഉണ്ട് then അത് പോലെ തന്നെ സയ്ദ് എന്ന് പറയുന്നതിലും കൊറേ crops വരുന്നുണ്ട് okay അപ്പൊ ഇതിൽ നോക്കിക്കേ ഖാരിഫ് എന്ന് പറയുന്നത് ഖാരിഫ് എന്ന് പറയുമ്പോ ആലോചിക്ക ഖാരിഫ് രാരാകോൾ rainyrainy seasons എന്ന് പടിക്ക okay rainy rainy seasons എന്ന് പടിക്ക അപ്പൊ ഖാരിഫ് എന്ന് പറയുമ്പോൾ that is rainy season ആണ് വരുന്നത് നമുക്കറിയാല്ലേ school തുറക്കുന്ന ഒരു സമയംന്ന് പറയുന്നത് school ഒക്കെ പൂട്ടി വിഷു ഒക്കെ enjoy ചെയ്ത് ഉം school തുറക്കുന്ന സമയംന്ന് പറയുന്നെ നല്ല മഴക്കാലം ആയിരിക്കുവല്ലേ അതായത് ജൂൺ മാസാണ് നമ്മുടെ school തുറക്ക അപ്പൊ നിങ്ങൾ ആലോചിക്ക നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ട്ടം കൂടുതലായിട്ടുള്ള ഒരു month ആണ് നമ്മുടെ ജൂൺന്ന് പറയുന്നത് അതായത് school ൽ പോണല്ലോ അല്ലെ school ൽ പോന്ന ഒരു month ആണ് നമ്മുടെ ജൂൺന്ന് പറയുന്നത് അപ്പൊ ജൂണിൽ start എയ്ത് then നമ്മുക്കറിയ ഓണ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ഒരു മഴക്കാലം ഒന്നവസാനിക്കാ that is സെപ്റ്റംബർ അല്ലെ അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ എന്നാണ് നമ്മൾ ഖാരിഫ് എന്ന് പഠിക്ക okay ഖാരിഫ് എന്ന് പറയുന്നത് എന്താണ് ജൂൺ മുതൽ സെപ്തംബർ വരെയാണ് that is rainy season അല്ലെ rainy season ആണ് വരുന്നത് clear അപ്പൊ rainy season പഠിക്ക ഖാരിഫ് റീ for rainy season ആണ് ജൂൺ മുതൽ നമ്മളെ school തുറക്കുന്ന ആ school തുറക്കുന്ന സമയം മുതല്

റാബി നമ്മൾ ചെയ്യാ അതിൽ വരുന്ന cropping നമ്മൾ ചെയ്യാ okay അപ്പൊ റാബി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് തണുപ്പ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് അല്ലെ നമ്മുടെ mind ൽ വരുന്നത് ആ ക്രിസ്മസ് അപ്പൂപ്പൻ ആണ് മഞ്ഞു കാലങ്ങളൊക്കെയാണ് അതെപ്പോഴാ start എയ്യാ ആ start എയ്യുന്നത് നമുക്കറിയാം നവംബർ month ലോക്കെ തണുപ്പ് കുറച്ച് ഇങ്ങനെ വരുവല്ലേ കുറച്ച് തണുപ്പ് ഇങ്ങനെ കൂടി കൂടി കൂടി വരു ല്ലേ okay അപ്പൊ നോക്കിക്കേ ആ നവംബർ മുതൽ മാർച്ച് വരെ വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന റാബി വിളകൾക്കുള്ളത് അപ്പൊ റാബി എന്ന് പറയുമ്പോ ആലോചിക്ക winter ആണ് okaywinter ആണ് അപ്പൊ നവംബറിൽ start ചെയ്യുന്നു നവംബറിൽ വിത്തിടുന്നു then മാർച്ച് summer ആകുന്ന സമയത്ത് എന്തെയ്യും അതിനെ അങ്ങ് കൊയ്തെടുക്കും അതാണ് നമ്മുടെ റാബി എന്ന് പറയുന്നത് next വരുന്നതാണ് സയ്ദ് സയ്ദ് എന്ന് പറയുന്ന സമയത്ത് ആലോചിക്ക സയ്ദ് for summer okay സയ്ദ് എന്ന് പറയുന്നത് summer ആണ് ഇവിടെ ഇപ്പോഴത്തെ മാസല്ലേ നല്ല ചൂടുള്ള മാസാണ് fan ഇട്ട് കഴിഞ്ഞാലും AC ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു കാലാണ് നമ്മുടെ മാർച്ച് എന്ന് പറയുന്നത് അപ്പൊ മാർച്ചിൽ നമ്മൾ വിത്തിടുന്നു then ജൂണിൽ അതിനെ എന്തെയ്യാ

hello നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് cricket എന്ന കളിയെക്കുറിച്ചാണ് cricket എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു കളിയാണ്

commonwealth രാജ്യങ്ങളിലാണ് cricket ന് പ്രചാരമുള്ളത് വൃത്താകൃതിയിലുള്ള ഒരു മൈതാനങ്ങളാണ് cricket കളിക്കുവാൻ ഉപയോഗിക്കുന്നത് മൈതാനത്തിന്റെ ഒത്തനടുക്ക് ഇരുപതേ point പന്ത്രണ്ട് meter ഇൽ തീർത്ത ദീർഘ ചതുരാകൃതിയിലുള്ള pitch ആണ് കളിയുടെ കേന്ദ്രം pitch ൻറെ രണ്ടറ്റത്തും തടികൊണ്ടുള്ള മൂന്നുവിതം കോലുകൾ സ്ഥാപിച്ചിരിക്കും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 batting team ലെ പ്രധാന batsman നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding coach team ൻറെ baller pitch ൻറെ മറുവശത്തു നിന്നും പന്തെറിയുന്നു batsman പന്തടിച്ചകറ്റി ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കും വരെ സഹ batsman നോടൊപ്പം pitch ൻറെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക് ഓടും ഇങ്ങനെ ഓടി നേടുന്നതിനായി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 batsman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിനു മുൻപ് എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്താൽ batsman പുറത്താകുന്നു പുറത്താകുന്ന batsman ന് പകരം അടുത്ത് അടുത്തയാളെത്തുന്നു ഇപ്രകാരം batting team ലെ പത്ത് batsman മാർ പുറത്താകുമ്പോൾ ഏകദിന cricket ഇൽ ഇത് വ്യത്യസ്തമാണ് അടുത്ത team ൻറെ ഊഴമെത്തുന്നു ഏറ്റവും അതികം runs നേടുന്ന team കളി ജയിക്കുന്നു ഇത്രയുമാണ് cricket കളിയുടെ രത്ന ചുരുക്കം സാങ്കേതികമായ വിശദംശങ്ങൾ ഈ ലേഖനത്തി ഈ ഇതിൽ ഞാൻ തുടർന്ന് പറയുന്നതാണ് പ്രധാനമായും രണ്ട് തലത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത് അഞ്ച് ദിവസം നീണ്ടുനിൽക്കുന്ന test cricket മത്സരങ്ങളും ഏകദിന മത്സരങ്ങളും ആധുനിക കാലത്ത് ഏകദിന മത്സരങ്ങൾക്കാണ് ജനപ്രീതി test cricket മത്സരങ്ങൾ കളിയിലെ അടിസ്ഥാന മത്സരണെ മ മത്സരങ്ങൾ ആണെങ്കിൽപോലും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 ചില മാത്രമേ ഈ കായിക വിനോദം ആസ്വദിക്കപെടുന്നുള്ളു cricket ൻറെ ജനപ്രീതിക്ക് വിഘാതമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് പ്രധാനമായും മത്സരം ഒന്നോ അതിൽ അധികമോ ദിവസങ്ങൾ നീണ്ടുനിൽക്കും എന്നതാണ് football ആകട്ടെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ മത്സരം അവസാനിക്കുന്നു ഇതര കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket ൻറെ നിയമങ്ങൾ സങ്കീർണ്ണമാണെന് പറയാം കളിക്കാരുടെ കായിക ക്ഷമതയെക്കാൾ സാങ്കേതിക മികവിനാണ് cricket ഇൽ പ്രാധാന്യം cricket ജനപ്രീതി കൂട്ടുവാൻ twenty twenty cricket പോലുള്ളവ ഇപ്പോൾ നടന്നുവരുന്നുണ്ട് അതിലേക്കാണ് കൂടുതൽ ആളുകളും ഇപ്പോൾ ശ്രദ്ധ ചെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയുന്നതുപോലെ ഇപ്പോൾ ഓരോ രാജ്യത്തും tewnty twenty cricket കൾ കൂടുതലായി നിലവിൽ വരുന്നു IPL അതുപോലെതന്നെ അതുപോലെ ചിന്താവേലി Pakistan league അങ്ങനെ നീളുന്നു മറ്റുള്ളവ cricket bat ഉം ball ഉം ഉപയോഗിച്ചുള്ള കളിയാണ് എതിർ team നേക്കാൾ കൂടുതൽ runs നേടുന്നു നേടുക എന്നതാണ് ലക്‌ഷ്യം ഒരു കളി innings കളായി വിഭജിച്ചിരിക്കുന്നു ഒരു team ചെയ്യുമ്പോൾ എതിർ team field ചെയ്യുന്നു രണ്ടാമതു bat ചെയ്യുന്ന team എതിർ team

രണ്ടാമതും bat ചെയ്ത team രണ്ട് innigs കൾ bat ചെയ്‌തിട്ടും ആദ്യത്തെ team ൻറെ ഒന്നാം innings ലെ runs ന് ഒപ്പം എത്തിയില്ല എങ്കിൽ ആദ്യം team പിന്നീട് bat ഉ ചെയ്യേണ്ടതില്ല അവർ innings നും അത്രയും runs നും വിജയിച്ചു എന്നും പറയും രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യത്തെ team ൻറെ അതെ score ആണ് നേടുന്നത് എങ്കിൽ മത്സരം സമനിലയായി എന്നും പറയാറുണ്ട് ഇതും വളരെ വിരളമായേ സംഭവിക്കാറുള്ളു രണ്ടാമതു bat ചെയ്യുന്ന team ആദ്യത്തെ team നെക്കാൾ score നേടി കളി അവസാനിക്കുമ്പോൾ എത്ര wicket കൾ ശേഷിക്കുന്നു അത്രയും wicket കൾക്ക് ജയിച്ചു എന്നും പറയും ഇരു team കളും ലക്ഷ്യം നേടുന്നതിനു മുമ്പേ മത്സര സമയം അവസാനിച്ചു എങ്കിൽ പ്രസ്തുത മത്സരം സമനിലയിൽ അവസാനിച്ചു എന്നും പറയും ഒരു മത്സരത്തിൽ ഓരോ team ഉം ഒര് innings മാത്രമേ കളിക്കുകയുള്ളു എങ്കിൽ ആ മത്സരത്തിൽ ഓരോ team ഉം എറിയുന്ന പന്തുകളുടെ എണ്ണം നിയന്ത്രിച്ചിരിക്കും ഏകദിനം അമ്പത് over ആണ് twenty twenty ഇരുപത് over എന്നി നിയന്ത്രിത മത്സരങ്ങൾ over ഇപ്രകാരം ക്രമീകരിക്കപെട്ടിരിക്കുന്നു ഓരോ over ഉകളിലും ആറ് പന്തുകളാണ് അനുവദിച്ചിരിക്കുന്നത്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

ഒര് over മാത്രം bat ചെയ്യുകയും bowl ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമത്തെ team ആ ലക്ഷ്യം നേടുകയാണെങ്കിൽ ആദ്യ team തോൽക്കുകയും ചെയ്യുന്നു പ്രധാനമായും നാപ്പത്തിരണ്ട്‍ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് cricket മത്സരങ്ങൾ സംഘടിക്ക സംഘടിപ്പിക്കപ്പെടുന്നത് cricket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് merry lagooon cricket club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയിരുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്‌ക്കരിക്കുകയോ ചെയ്യുമെങ്കിലും cricket കളിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ നാല്പത്തിരണ്ട്‍ നിയമങ്ങൾ തന്നെയാണ് ഒരു team ഇൽ പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം അതാണ് അതിന്റെ നിയമം കളിക്കാരന്റെ കഴിവനുസരിച്ച് batsman എന്നോ bowler എന്നോ വേർതിരിക്കുന്നു സന്തുലിതമായ ഒരു team ഇൽ സാധാരണമായി അഞ്ചോ ആറോ batting പ്രതിഭകളും നാലോ അഞ്ചോ bowling പ്രതിഭകളുമായിക്കും ഉൾപ്പെട്ടിട്ടിരിക്കുക മിക്കവാറും team കൾ wicket നു പിന്നിലുള്ള field സ്ഥാനത്തേക്ക് പ്രത്യേക കഴിവുകളുള്ള ഒരാളെ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 വിജയങ്ങളിൽ നിർണായക ഘടകങ്ങളാണ് അവരാണ് ആ team ൻറെ ആസ്തി എന്ന് പറയുന്നത് cricket മത്സരം നിയന്ത്രിക്കുന്നവർ umbair മാർ എന്ന് വിളിക്കുന്നു കളിക്കളത്തിലുള്ള രണ്ട് umbair മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഇവരിൽ പ്രധാനി ball ചെയ്യുന്ന wicket നു പിന്നിലായി നില ഉറപ്പിക്കുകയും പ്രധാന തീരുമാനങ്ങളെല്ലാം ഈ സ്ഥാനത്തു നിൽക്കുന്ന umbair ആയിരിക്കും സ്വീകരിക്കുന്നത് രണ്ടാമത്തെ umbair squire leg എന്നറിയപ്പെടുന്ന ഒര് fielding സ്ഥാനത്തിന് സമീപമായി നിലയുറപ്പിക്കും batsman ൻറെ നീക്കങ്ങൾ ഒരു വശത്തുനിന്നും നിരീക്ഷിക്കുന്നതിനാണ് ഈ സ്ഥാനം ഉപയോഗിക്കുന്നത് അതുപോലെതന്നെ bowler ടെ കൃത്രിമമായ കാര്യങ്ങളും ഈ umbair തന്നെയാണ് നോക്കുക പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേർക്ക് പുറമെ കളിക്കളത്തിന് പുറത്തും ഒര് umbair ഉണ്ടായിരിക്കും മൂന്നാം umbair television കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളെടുക്കുക മൂന്നാം umbair ക്ക് നേരിട്ട് മത്സരത്തിൽ ഇടപെടാൻ ആവില്ല കളിക്കളത്തിലുള്ള umbair മാർ സങ്കീർണ്ണമായ തീരുമാനങ്ങളെടുക്കാൻ മൂന്നാം umbair എ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് umbair മാർക്കുപുറമെ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു match referee യും ഉണ്ടായിരിക്കും cricket നിയമങ്ങൾ അനുസരിച്ചുതന്നെയാണ് മുന്നേറുന്നത് എന്ന് വിലയിരുത്താനാണ് match referee യുടെ ദൗത്യം കളിയുടെ ഭാഗമായി രണ്ട് scorer മാർ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 ambier മാർ കളിക്കളത്തിൽനിന്നും നൽകുന്ന അംഗ വിക്ഷേപങ്ങൾ മനസ്സിലാക്കിയെടുത്താണ് score രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്ന score കൾ പിഴവില്ല എന്നുറപ്പാക്കുകയും വേണം എന്നാൽ ഇപ്പോൾ പുതിയ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

അണ്ഡാകൃതിയിലുള്ള ദീർഘ വൃത്താകൃതിയിലോ ഉള്ള പുൽമൈതാനമാണ് cricket കളിക്ക് സാധാരണമായി ഉപയോഗിക്കുന്നത് നിശ്ചിതവലിപ്പം വേണമെന്ന നിഷ്കര്ഷമൊന്നും ഇല്ല എങ്കിലും നൂറ്റി മുപ്പത്തിയേഴു meter മുതൽ നൂറ്റി അമ്പത് meter വരെ വ്യാസമുള്ള കളിക്കളങ്ങളായിരിക്കണം മിക്കവാറും തയ്യാറാക്കുന്നത് മൈതാനത്തിന്റെ അറ്റത്തായി കൃ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

ഇതിനെ four six എന്ന് നമ്മുടെ ഭാഷകളിൽ ഉപയോഗിക്കാറുമുണ്ട് ഈ cricket കളിക്കുന്ന bat വില്ലുമരത്തിന്റെ തടികൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് അധികമായും ഉണ്ടാക്കുന്നത് Pakistan ഇൽ നിന്നും അതുപോലെതന്നെ kashmir കളി നിന്നുമാണ് ഈ cricket കളിക്കുന്ന പന്ത് ഉണ്ടാക്കുന്നത് cork കൊണ്ടാണ് മിക്കവാറും അധിക ക അധിക മത്സരങ്ങളിലും cork കൊണ്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ stumper എന്നും അതല്ലെങ്കിൽ rubber പന്ത് എന്നും പറയുന്ന പന്തുകളെല്ലാം ഉപയോഗിക്കത് ഉപയോഗിക്കാതെയാണ് അന്താരാഷ്ര cricket മത്സരങ്ങളിൽ കളിക്കുന്നത് tennis cricket എന്നൊരു cricket ഉം ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു കളിക്കളത്തിന്റെ ഒത്തനടുവിൽ ദീർഘ വൃത്താകൃതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് cricket കളിയുടെ കേന്ദ്രം അതിനെ pitch എന്ന് വിളിക്കുന്ന ഈ ഭാഗം ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കളിമണ്ണിൽ തീർത്തതായിരിക്കും അൽപ്പം മാത്രം കുറ്റിപുല്ല് കാണുകയുള്ളു പത്തേ into അറുപത്തിയാറ് അടിയാണ് pitch ൻറെ വിസ്തീർണം pitch ൻറെ രണ്ടറ്റത്തും മുമൂന്നു വീതം താടിക്കാലുകൾ സ്ഥാപിച്ചിരിക്കും ഇവയെ stump എന്നാണ് വിളിക്കുന്നത് pitch ൻറെ ഒരറ്റം കളിക്കുന്ന batsman നും മറ്റേ അറ്റം bowler ക്കും വേണ്ടിയുള്ളതാണ് bowler ടെ മറ്റൊരു വശത്തായി സഹ batsman മാരും നില ഉറപ്പിക്കുന്നു ഇരു wicket കളോടും ചേർന്ന് ഓരോ ചെറു ചതുരം വരച്ചിരിക്കും ഇതിനെ crease എന്ന് പറയുന്നു

അകക്കളം പുറം കളം closing field എന്നിവയാണ് കളം വിഭജിക്കുന്നത് ഓരോ wicket നിന്നും മുപ്പതടി വ്യാസമുള്ള ഒരു

അണ്ഡാകൃതിയിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അണ്ഡാകൃതിയിലുള്ള infield നും പുറത്തുള്ള ഭാഗങ്ങളെ outfield അഥവാ പുറംകളം എന്നും വിളിക്കുന്നു ഓരോ wicket നോടും ചേർന്ന് പതിനഞ്ച് അടി വ്യാസമുള്ള മറ്റൊരു വൃത്ത രൂപം ചെറു കുത്തുകൾ ചേർത്ത് വരാക്കപ്പെട്ടിരിയ്ക്കും ഈ ഭാഗങ്ങളെ closing filed എന്ന് വിളിക്കുന്നു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 രണ്ടംഗങ്ങൾ എപ്പോഴും കളിക്കളത്തിൽ കാണും എതിർ team ൻറെ bowler നേരിടുന്ന batsman നെ striker എന്നാണ് വിളിക്കുന്നത് സഹ batsman ഈ സമയം bowler ടെ വശത്താണ് നിലയുറപ്പിക്കുന്നത് non striker എന്നാണ് രണ്ടാമത്തെ batsman നെ വിളിക്കുന്നത് അഥവാ സഹ batsman മാര് fileding ടീമിന്റെ പതിനൊന്നു പേരും കളിക്കളത്തിലുണ്ടാവും ഇവരിൽ ഒരാൾ bowler ആയിരിക്കണം ഓരോ over നു ശേഷം bowler മാർ മാറി മാറി വരുന്നു പ്രധാന batsman നിലയുറപ്പിക്കുന്ന wicket ന് പിറകിലായാണ് wicket keeper ടെ സ്ഥാനം ബാക്കിയുള്ള ഒമ്പത് പേരെ കളിക്കളത്തിൻറെ വിവിധ ഭാഗങ്ങളിൽ തന്ത്ര പരമായി വിന്യസിക്കുന്നു team ളെ batsman ൻറെ ശൈലിക്കനുസരിച്ചാണ് വിന്യസിക്കുക ഇത് captain ൻറെ ധർമ്മമാണ്

umbair നാണയം മുകളിലെക്കെറിഞ്ഞ് നായകൻ മാരുടെ ഭാഗ്യം പരീക്ഷിക്കുന്നു നറുക്കെടുപ്പിൽ വിജയിക്കുന്ന നായകന് batting ഓ field ഓ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്രം ലഭിക്കുന്നു pitch സ്വഭാവം അനുസരിച്ച്‌ ഉചിതമായ തീരുമാനത്തിലെത്തുകയാണ് നറുക്കെടുപ്പിൽ വിജയിച്ച നായകൻറെ ദൗത്യം മത്സര തലത്തിൽ പലപ്പോഴും ഈ നറുക്കെടുപ്പും തിരഞ്ഞെടുപ്പും നിർണായകമാകാറുണ്ട് cricket ലെ ഓരോ innings കളും over കളായി വിഭജി ക്കപെട്ടിരിക്കുന്നു തുടർച്ചയായി എറിയുന്ന ആറ് പന്തുകളാണ് ഒര് over പന്തെറിയുന്നതിൽ വരുന്ന പിഴവ് ചിലപ്പോൾ over ൻറെ ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നതാണ് ഒര് over പൂർത്തിയാക്കുമ്പോൾ അതെറിഞ്ഞ bowler fielding സ്ഥാനത്തെത്തുകയും

ഇതനുസരിച്ചു wicket keeper ഉം umbair ഉം സ്ഥാനം മാറുന്നു bowler ടെ അരികിൽ നിൽക്കുന്ന umbairsquireleg ലേക്ക് അതായത് ഒരു field ൻറെ പ്രത്യേക സ്ഥാനത്തേക്ക് അവിടെ എത്തി umbair പ്രധാന സ്ഥലത്തേക്കും വരുന്നു പതിനൊന്നു batsman മാരിൽ പത്തുപേരും പുറത്താകുമ്പോൾ ഒര് innings താഴെപ്പറയുന്നവയാണ് അവസാനിക്കുന്നത് വിജയം ലക്ഷ്യമാക്കി bat ചെയ്യുന്ന team ആദ്യം bat ചെയ്ത team ൻറെ score മറികടക്കുമ്പോളും ഇത് അവസാന രീതികളിൽ അവസാനിക്കുന്നതാണ്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

ഏകദിന മത്സരങ്ങൾ ആധുനിക cricket ഇൽ ദിനരാത്ര മത്സരങ്ങളായും ക്രമീകരിക്കാറുണ്ട് സാദാരണ ഏകദിന മത്സരങ്ങളിൽ അമ്പത് over കളാണ് ഒര് team നേരിടേണ്ടത് ണ്ടത് ഏകദിന cricket ൻറെ കൂട്ടി കുട്ടിപ്പതിപ്പായ twenty twenty cricket ലാകട്ടെ ഇരുപത് over ആകിയിട്ടും ഇതിനെ ചുരുക്കിയിട്ടുണ്ട് bat ചെയ്യുന്നയാൾ batting crease ഇൽ നിന്നും തടികൊണ്ട് നിർമ്മിച്ച bat ഉംകൊണ്ട് പന്തടിച്ചകറ്റുന്നു വിവിധ ശൈലികളിൽ പന്തടിച്ചകറ്റാറുണ്ട് team ൻറെ നിയമം അനുസരിച്ച് ആക്രമ കഴമായോ പ്രതിക പ്രതിരോധാത്മകമായോ bat ചെയ്യണം team ന്റെ നായകൻ തീരുമാനിക്കുന്ന ക്രമത്തിലാണ് batsman മാർ crease ഇൽ എത്തുന്നത്

ഒന്ന് പോ ഒരു wicket പോയി അടുത്തയാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് bat കൊണ്ട് പന്ത് അടിച്ചകറ്റിയ ശേഷം pitch എതിർ വശത്തേക്ക് ഓടിയാണ് run നേടുന്നത് പ്രധാന batsman ഓടുന്നതിനൊപ്പം സഹ batsmanbowlingcrease ൽ നിന്നും മറുവശത്തേക്കും ഓടുന്നു ഓടി എത്തി bat കൊണ്ട് crease ഇൽ തൊടുമ്പോൾ മാത്രമേ run ആകുകയുള്ളു

fielder പന്തു കൈകളിലാക്കി stump ൻറെ base അഥവാ ആ മൂന്ന് wicket ൻറെ മേലെയായിട്ടുള്ള രണ്ട് ചെറിയ തടികളിൽ തട്ടിയാൽ അത് തട്ടിത്തെറിപ്പിച്ചാൽ crease എത്താൻ പരാജയപ്പെട്ട batsman പുറത്താകും ഇതിനെ runout എന്നാണ് വിളിക്കുക അടിച്ച പന്ത് എതിർ വര കടന്നാൽ ക്രി wicket നടുത്തിലെ ഓട്ടത്തിന്റെ ആവശ്യം ഇല്ല നിലം തൊട നിലം തൊട്ടാണ് അതിർത്തി കടന്നത് എങ്കിൽ നാലു runs ഉം നിലം തൊടാതെ അതിർത്തി കടന്നുഎങ്കിൽ ആറ് runs ഉം ലഭിക്കുന്നു batsman മാർ നേടുന്നത് കൂടാതെ ചിലപ്പോൾ പിഴ run കളും batting team ൻറെ score നൊപ്പം ചേർക്കുന്നു bowling team വരുത്തുന്ന പിഴവുകളാണ് പിഴ run ഉകൾ by leg by no ballwide എന്നിവയാണ് പിഴ run ഉകൾ ആദ്യ രണ്ടെണ്ണം bowler ഉടെ പിഴവിനേക്കാൾ batsman ൻറെ ഭാഗ്യം കൊണ്ട് നേടുന്ന run ഉകളാണ് പന്ത് bat തൊടാതെ പോകുമ്പോൾ നേടുന്ന runs ആണ് by എന്ന് പറയുന്നത് bat ന് പകരം കാലിലോ ഇതര ശരീര ഭാഗങ്ങളിലോ കൊണ്ട ശേഷം batsman നോ നേടുന്ന run നെ leg by എന്ന് പറയും bowler വരുത്തുന്ന സാങ്കേതിക പിഴവിനെയാണ് umbair മാർ no ball എന്ന് വിളിക്കുന്നത് bowling ഇൽ പാലിക്കേണ്ട ല് ചട്ടങ്ങൾ ലംഘിക്കുമ്പോഴാണ് no ball വിളിക്കുന്നത് എറിയുന്ന പന്ത് no ball ആയിക്കഴിഞ്ഞാലും batsman പുറത്തായാലും പുറത്താകുന്നില്ല അതായത് ഇത്തരം ball കൾ wicket ഇൽ പതിച്ചാലും batsman അടിച്ച പന്ത് fielder പിടിച്ചാലും പുറത്താകുകയില്ല എന്നാൽ

bowling സമയം അനാവശ്യമായി വലിച്ചുനീട്ടുകയോ pitch മനഃപൂർവ്വം കേടുവരുത്തുകയോ ചെയ്താൽ അമ്പയൻ umbair മാർ team നെ അഞ്ച് runs വീതം നൽകുന്നു